മനസ്സു പറയുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
നിങ്ങൾക്കേവർക്കും ക്രിസ്മസ്സിന്റെ അനേകം ശുഭാശംസകൾ
ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സേവനത്തിനും ത്യാഗത്തിനും കരുണയ്ക്കും പ്രാധാന്യമേകാനുള്ള അവസരമാണ്
യേശുക്രിസ്തു പറയുകയുണ്ടായി ദരിദ്രർക്കു നമ്മുടെ ഉപകാരമല്ല നമ്മുടെ അംഗീകാരമാണു വേണ്ടത് എന്ന്
സെന്റ് ലൂക്ക് സുവിശേഷത്തിൽ പറയുന്നു യേശു ദരിദ്രരെ സേവിക്കുക മാത്രമല്ല ദരിദ്രർ ചെയ്ത സേവനത്തെ അഭിനന്ദിച്ചിട്ടുമുണ്ട്
ഇതാണ് യഥാർഥ ശാക്തീകരണം
ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ വളരെ പ്രസിദ്ധമാണ്
ആ കഥയിങ്ങനെയാണ്
യേശു ഒരു ദേവാലയ ഭണ്ഡാരത്തിനടുത്തു നില്ക്കുകയായിരുന്നു
പല സമ്പന്നരും വന്നു വളരെയേറെ ദാനം ഭണ്ഡാരത്തിലിട്ടു
പിന്നീട് ഒരു ദരിദ്രയായ വിധവ വന്നു
അവർ രണ്ടു ചെമ്പു നാണയങ്ങളാണ് ഇട്ടത്
ഒരു തരത്തിൽ നോക്കിയാൽ ചെമ്പുനാണയങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല
അവിടെ നിന്ന ഭക്തരുടെ മനസ്സിൽ ആകാംക്ഷയുണ്ടാവുക സ്വാഭാവികമായിരുന്നു
അപ്പോൾ യേശു പറഞ്ഞു ആ വിധവയാണ് ഏറ്റവും വലിയ ദാനമേകിയത്
കാരണം മറ്റുള്ളവർ വളരെയേറെ നല്കി പക്ഷേ ആ വിധവ അവരുടെ സർവ്വതുമാണു നല്കിയത്
ഇന്ന് 25 ഡിസംബർ
മഹാമനാ മദൻ മോഹൻ മാളവീയയുടെയും ജന്മദിനമാണ്
ഭാരതത്തിലെ ജനമനസ്സുകളിൽ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ഉണർത്തിയ മാളവീയ ആധുനിക വിദ്യാഭ്യാസത്തിന് പുതിയ ദിശയേകി
അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ
രണ്ടു ദിവസങ്ങൾക്കു മുമ്പേ മാളവിയജിയുടെ തപോഭൂമിയായ ബനാറസ്സിൽ വളരെയേറെ വികസനപ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ എനിക്ക് അവസരം ലഭിക്കയുണ്ടായി
ഞാൻ വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവ്വകലാശാലയിൽ മഹാമനാ മദൻ മോഹന മാളവീയ കാൻസർ കെയർ സെന്ററിന് തറക്കല്ലിട്ടു
അവിടെ നിർമ്മിക്കപ്പെടുന്ന കാൻസർ കെയർ സെന്റർ കിഴക്കൻ ഉത്തർ പ്രദേശിൽ മാത്രമല്ല ഝാർഖണ്ഡ് ബീഹാർ വരെയുള്ള ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകും
ഇന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഭാരതരത്നം ആദരണീയ അടൽ ബിഹാരി വാജ്പേയിയുടെയും ജന്മദിനമാണ്
ഈ രാജ്യത്തിന് അടൽജിയുടെ സംഭാവനകളെ ഒരിക്കലും മറക്കാനാവില്ല
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാം പരമാണുശക്തിയുടെ കാര്യത്തിലും രാജ്യത്തിന്റെ യശസ്സുയർത്തി
പാർട്ടി നേതാവെന്ന നിലയിലും ലോക്സഭാംഗമെന്ന നിലയിലും മന്ത്രിയെന്ന നിലയിലും പ്രധാനമന്ത്രിയെന്ന നിലയിലും അടൽജി മഹത്തായ ആദർശം സ്ഥാപിച്ചു
അടൽജിയുടെ ജന്മദിനത്തിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമങ്ങളർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി ഈശ്വരനോടു പ്രാർഥിക്കുകയും ചെയ്യുന്നു
ഒരു പ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് അടൽജിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു
പല ഓർമ്മകളും കൺമുന്നിൽ തെളിയുകയാണ്
ഇന്നു രാവിലെ ഞാൻ ട്വീറ്റ് ചെയ്തപ്പോൾ ഒരു പഴയ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്
ഒരു ചെറിയ പ്രവർത്തകനായി അടൽജിയുടെ സ്നേഹവർഷമേൽക്കാനുള്ള സൌഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചിരുന്നു എന്ന് ആ വീഡിയോ കണ്ടാൽ അറിയാവുന്നതാണ്
ഇന്ന് ക്രിസ്മസ് നാളിൽ ദേശവാസികൾക്ക് രണ്ട് പദ്ധതികളുടെ പ്രയോജനം ക്രിസ്തുമസ് സമ്മാനമെന്നപോലെ ലഭിക്കാൻ പോവുകയാണ്
ഒരു തരത്തിൽ നവംബർ രണ്ടാംതീയതി ഈ പദ്ധതി ആരംഭിച്ചതാണ്
രാജ്യമെങ്ങും ഗ്രാമമായാലും നഗരമായാലും വിദ്യാഭ്യാസമുള്ളവരായാലും നിരക്ഷരരായാലും അവർക്കിടയിൽ ക്യാഷ്ലെസെന്നാലെന്താണ് ക്യാഷ്ലെസ് പണമിടപാട് എങ്ങനെ നടത്താം രൂപാ കൈയിലില്ലാതെ സാധനങ്ങൾ വാങ്ങുന്നതെങ്ങനെ എന്നെല്ലാമുള്ള കാര്യത്തിൽ നാലുപാടും ഒരുതരത്തിലുള്ള ആകാംക്ഷയുടെ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കയാണ്
എല്ലാവരും പരസ്പരം ഇതു പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുകയാണ്
ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ മൊബൈൽ ബാങ്കിംഗിനു ശക്തിപകരാൻ ഇപെയ്മന്റ് ശീലമായി മാറാൻ ഭാരത് സർക്കാർ ഉപഭോക്താക്കൾക്കായും ചെറുകിട കച്ചവടക്കാർക്കായും പ്രോത്സാഹന പദ്ധതികൾ ഇന്ന് ആരംഭിക്കുകയാണ്
ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ലക്കി ഗ്രാഹക് യോജനാ
വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഡിജിധൻ വ്യാപാർ യോജന
ഇന്ന് ഡിസംബർ 25 ന് ക്രിസ്മസ് സമ്മാനമെന്ന പോലെ പതിനയ്യായിരം ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിക്കും
പതിനയ്യായിരം പേരുടെ അക്കൌണ്ടിൽ ആയിരം രൂപ വീതം സമ്മാനം നിക്ഷേപിക്കപ്പെടും
ഇത് ഇന്ന് ഒരു ദിവസത്തേക്കു മാത്രമല്ല ഈ പദ്ധതി ഇന്നുമുതൽ ആരംഭിച്ച് 100 ദിവസം തുടരുന്നതാണ്
എല്ലാ ദിവസവും പതിനയ്യായിരം പേർക്ക് ആയിരം രൂപവീതമാണ് സമ്മാനം ലഭിക്കുന്നത്
നൂറു ദിവസങ്ങൾകൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനമാണ് ലഭിക്കാൻ പോകുന്നത്
നിങ്ങൾ മൊബൈൽ ബാങ്കിംഗ് ഇബാങ്കിംഗ് റുപേ കാർഡ് യുപിഐ യുഎസ്എസ്ഡി പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികളുപയോഗിക്കുമ്പോഴാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനത്തിന് അർഹരാകുന്നത്
കൂടാതെ ഇങ്ങനെയുള്ള ഉപഭോക്താക്കൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വലിയ നറുക്കെടുപ്പുണ്ട് അതിൽ സമ്മാനവും ലക്ഷങ്ങളിലാകും
പിന്നെ മൂന്നു മാസങ്ങൾക്കുശേഷം ഡോ
ബാബാസാഹബ് അംബേഡ്കറുടെ ജന്മജയന്തിയായ ഏപ്രിൽ 14 ന് ബമ്പർ നറുക്കെടുപ്പുണ്ടാകും അതിൽ കോടികളാകും സമ്മാനം
ഡിജിധൻ വ്യാപാർ യോജന പ്രധാനമായും വ്യാപാരികളെ ഉദ്ദേശിച്ചുള്ളതാണ്
വ്യാപാരികൾ ഈ പദ്ധതിയിൽ സ്വയം ചേരുകയും തങ്ങളുടെ ഇടപാടുകൾ ക്യാഷ്ലെസാക്കാൻ ഉപഭോക്താക്കളെ പങ്കാളികളാക്കുകയും ചെയ്യുക
ഇങ്ങനെയുള്ള കച്ചവടക്കാർക്കും വേറെ പുരസ്കാരം നല്കും ഈ പുരസ്കാരങ്ങൾ ആയിരക്കണക്കിനാണ്
കച്ചവടക്കാർക്ക് തങ്ങളുടെ കച്ചവടം നടക്കുകയും ചെയ്യും സമ്മാനം കിട്ടാനുള്ള അവസരവും ലഭിക്കും
ഈ പദ്ധതി സമൂഹത്തിലെ എല്ലാ വർഗ്ഗത്തിലും പെട്ട വിശേഷിച്ചും ദരിദ്രരെയും മധ്യവർഗ്ഗത്തിലെ താഴെത്തട്ടിലുള്ളവരെയും ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്
അതുകൊണ്ട് 50 രൂപയിലധികവും 3000 ൽ കുറവുമുള്ള തുകയ്ക്കു വാങ്ങുന്നവർക്കാണ് ഇങ്ങനെ സമ്മാനം ലഭിക്കുക
മൂവായിരത്തിലധികം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഈ സമ്മാനം ലഭിക്കുകയില്ല
വളരെ ദരിദ്രരായ ആളുകൾക്കും യുഎസ്എസ്ഡി ഉപയോഗിച്ച് ഫീചർ ഫോൺ സാധാരണ ഫോൺ വഴിയായിട്ടും സാധനങ്ങൾ വാങ്ങാനാകും സാധനങ്ങൾ വില്ക്കാനുമാകും പണം അടയ്ക്കാനുമാകും അങ്ങനെ അവർക്കെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം
ഗ്രാമീണ മേഖലയിലും ആളുകൾക്ക് എഇപിഎസ് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് കച്ചവടങ്ങൾ നടത്താം അവർക്കും സമ്മാനങ്ങൾ നേടാം
ഭാരതത്തിൽ ഏകദേശം 30 കോടി റൂപേ കാർഡുകളുണ്ട് അതിൽ 20 കോടി ജൻധൻ അക്കൌണ്ടുകളുള്ള ദരിദ്ര കുടുംബങ്ങളുടെ പക്കലാണ് എന്നതിൽ പലർക്കും ആശ്ചര്യമുണ്ടാകും
ഈ 30 കോടി ആളുകൾക്ക് വേഗംതന്നെ സമ്മാന പദ്ധതിയുടെ ഭാഗമാകാം
ജനങ്ങൾ ഈ പദ്ധതിയോടു താത്പര്യം കാട്ടുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
അടുത്തെല്ലാമുള്ള യുവാക്കൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരിക്കുമെന്നും നിങ്ങൾ അവരോടു ചോദിച്ചാൽ അവർ എല്ലാം പറഞ്ഞുതരുമെന്നും എനിക്കറിയാം
നിങ്ങളുടെ കുടുംബത്തിൽതന്നെയും 10ലും 12ലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും അവർതന്നെ ഇതെല്ലാം ഭംഗിയായി പറഞ്ഞുതരും
വളരെ ലളിതമാണ്
നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ വാട്സ് ആപ് സന്ദേശങ്ങളയയ്ക്കുന്നതുപോലെതന്നെ ലളിതം
പ്രിയപ്പെട്ട ജനങ്ങളേ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇപേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നും ഓൺലൈൻ പേയ്മെന്റ് എങ്ങനെയെന്നുമെല്ലാമുള്ള കാര്യത്തിൽ അറിവ് രാജ്യത്തിൽ വളരെവേഗമാണ് വ്യാപകമാകുന്നത്
കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ ക്യാഷ്ലെസ് കച്ചവടം അതായത് രൂപയില്ലാത്ത കച്ചവടം 200300 ഇരട്ടി വർധിച്ചിരിക്കുന്നു
ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഭാരതസർക്കാർ വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്
ഈ തീരുമാനം എത്രത്തോളം വലുതാണെന്ന് വ്യാപാരിസമൂഹത്തിന് വളരെ നന്നായി ഊഹിക്കാവുന്നതേയുള്ളൂ
ഡിജിറ്റൽ കൊടുക്കൽവാങ്ങൽ നടത്തുന്ന വ്യാപാരി തങ്ങളുടെ കച്ചവടത്തിൽ നോട്ടിനു പകരം ഓൺലൈൻ പേയ്മെന്റ് രീതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ വരുമാന നികുതിയിൽ ഇളവും നല്കുന്നു
ഞാൻ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണത്തിലുള്ള പ്രദേശങ്ങളെയും അഭിനന്ദിക്കുന്നു
എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ഈ നീക്കത്തിന് പ്രോത്സാഹനമേകി
ആന്ധ്രാ മുഖ്യമന്ത്രി ശ്രീ
ചന്ദ്രബാബു നായിഡുവിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മറ്റിയുണ്ടാക്കിയിട്ടുണ്ട്
ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളെക്കുറിച്ചും ആലോചിക്കുന്നു
എന്നാൽ സർക്കാരുകൾതന്നെ തങ്ങളുടേതായ രീതിയിൽ പല പദ്ധതികളും ആരംഭിച്ചു നടപ്പിലാക്കി
വസ്തുനികുതിയും ലൈസൻസ് ഫീസും ഡിജിറ്റലായി അടച്ചാൽ 10 ശതമാനം ഇളവനുവദിക്കാൻ അസം സർക്കാർ തീരുമാനിച്ചതായി ആരോ പറയുകയുണ്ടായി
ഗ്രാമീണ ബാങ്കുകളുടെ ശാഖകൾ തങ്ങളുടെ 75 ശതമാനം ഇടപാടുകാരെക്കൊണ്ട് ജനുവരിയ്ക്കും മാർച്ചിനുമിടയിൽ കുറഞ്ഞത് രണ്ട് ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിക്കുന്നെങ്കിൽ സർക്കാരിൽ നിന്ന് അമ്പതിനായിരം രൂപ സമ്മാനമായി നേടുന്നു
31 മാർച്ച് 2017 നകം100 ശതമാനം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഗ്രാമങ്ങൾക്ക് സർക്കാരിൽനിന്ന് ഉത്തം പഞ്ചായത് ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പദ്ധതിയനുസരിച്ച് 5 ലക്ഷം രൂപ സമ്മാനമായി നല്കുമെന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു
അവർ കർഷകർക്ക് ഡിജിറ്റൽ കൃഷക് ശിരോമണി പദ്ധതിയും പ്രഖ്യാപിച്ചു
അതനുസരിച്ച് വിത്തും വളവും വാങ്ങുന്നതിന് തീർത്തും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്ന ആദ്യത്തെ 10 കർഷകർക്ക് അയ്യായിരം രൂപ നല്കും
ഇക്കാര്യത്തിൽ അസം സർക്കാരിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള തുടക്കങ്ങൾ കുറിച്ച എല്ലാ സർക്കാരുകളെയും അഭിനന്ദിക്കുന്നു
പല സംഘടനകളും ഗ്രാമത്തിൽ ദരിദ്രരായ കർഷകർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പല വിജയകരമായ രീതികളും അവലംബിച്ചു
പ്രധാനമായും വളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധപതിപ്പിച്ചിട്ടുള്ള ജീഎൻഎഫ്സി ഗുജറാത്ത് നർമദാവാലി ഫെർട്ടിലൈസേഴ്സ് ആന്റ് കെമിക്കൽസ് ലിമിറ്റഡ് കർഷകരുടെ സൌകര്യത്തിനായി വളം വില്പ്പന കേന്ദ്രങ്ങളിൽ ആയിരം പിഓഎസ് മെഷീനുകൾ സ്ഥാപിച്ചതായും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽത്തന്നെ മുപ്പത്തയ്യായിരം കർഷകർക്ക് 5 ലക്ഷം ചാക്ക് വളം ഡിജിറ്റൽ പേയ്മെന്റിലൂടെ കൊടുത്തതായും ആരോ പറഞ്ഞു
ഇത് വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടന്ന കാര്യമാണ്
കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യപ്പെടുത്തിയാൽ ജിഎൻഎഫ്സിയുടെ വളം വില്പ്പനയിൽ 27 ശതമാനം വർധനവുമുണ്ടായി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം
സഹോദരീസഹോദരന്മാരേ നമ്മുടെ സാമ്പത്തികവ്യവസ്ഥിതിയിലും നമ്മുടെ ജീവിതരീതിയിലും അനൌപചാരിക മേഖലയ്ക്കു വലിയ പ്രാധാന്യമുണ്ട്
അവിടെ ജോലിചെയ്യുന്നവർക്ക് കൂലി രൂപാനോട്ടുകളായിട്ടാണു അധികവും നല്കുന്നത്
ശമ്പളം രൂപയായി നല്കുകയാണു പതിവ്
അതിലൂടെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നതായി അറിയുന്നു
നൂറു രൂപാ കിട്ടേണ്ടിടത്ത് 80 കിട്ടുന്നു
80 കിട്ടണമെങ്കിൽ 50 കിട്ടുന്നു
ആരോഗ്യമേഖല ഇൻഷ്വറൻസ് തുടങ്ങിയവയുടെ കാര്യത്തിലുള്ള പല നേട്ടങ്ങളും അവർക്കു ലഭിക്കാതെ പോകുന്നു
എന്നാലിപ്പോൾ ക്യാഷ്ലെസ് പേയ്മെന്റ് കാരണം പണം നേരിട്ട് ബാങ്കിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്
ഒരു തരത്തിൽ അനൌപചാരികമെന്നത് ഔപചാരികമായി മാറുന്നു
ചൂഷണം അവസാനിക്കുന്നു
കമ്മീഷൻ നല്കേണ്ടിയിരുന്നിടത്ത് അതും ഇല്ലാതെയായി
തൊഴിലാളിക്ക് കൂലിക്കാരന് അതുപോലുള്ള ദരിദ്രർക്ക് മുഴുവൻ പണവും ലഭിക്കുമെന്ന സ്ഥിതിയായിരിക്കുന്നു
അതോടൊപ്പം മറ്റു നേട്ടങ്ങളും അവർക്കു ലഭിക്കുന്നു
നമ്മുടേത് യുവാക്കൾ അധികമുള്ള രാജ്യമാണ്
സാങ്കേതികവിദ്യ നമുക്ക് നിഷ്പ്രയാസം സാധ്യമാണ്
ഭാരതത്തെപ്പോലൊരു രാജ്യം ഈ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിലാകേണ്ടതാണ്
നമ്മുടെ യുവാക്കൾ സ്റ്റാർട്ടപ്പിൽ വളരെ പുരോഗതിയുണ്ടാക്കി
ഈ ഡിജിറ്റൽ മൂവ്മെന്റ് ഒരു സുവർണ്ണാവസരമാണ്
പുതിയ പുതിയ ആശയങ്ങൾക്കും പുതിയ പുതിയ സാങ്കേതികവിദ്യക്കുമൊപ്പം പുതിയ പുതിയ പദ്ധതികളുമായി ഈ മേഖലയ്ക്ക് നമ്മുടെ യുവാക്കൾ സാധിക്കുവോളം പ്രാധാന്യം കൊടുക്കണം
അങ്ങനെ രാജ്യത്തെ കള്ളപ്പണത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള മുന്നേറ്റത്തിൽ മുഴുവൻ ശക്തിയുമെടുത്ത് നമുക്ക് പങ്കാളികാളാകാം
പ്രിയപ്പെട്ട ജനങ്ങളേ ഞാൻ എല്ലാ മാസവും മൻകീ ബാത്തിൽ ആദ്യം ആളുകളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ നിങ്ങൾക്കു പറയാനുള്ളതു പറയൂ എന്നാണ്
മൈ ഗവ് ലും നരേന്ദ്രമോദി ആപ് ലും ഇപ്രാവശ്യം ലഭിച്ച ആയിരക്കണക്കിന് അഭിപ്രായങ്ങളിൽ 8090 ശതമാനവും അഴിമതിക്കും കള്ളപ്പണമത്തിനുമെതിരെ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചും രൂപാ പിൻവലിക്കലിനെക്കുറിച്ച് ആയിരുന്നു
എല്ലാം കണ്ടപ്പോൾ എനിക്കു തോന്നിയത് അഭപ്രായങ്ങളെ ആകെക്കൂടി മൂന്നായി തരം തിരിക്കാമെന്നാണ്
ചിലർ വിശദമായി അറിയിച്ചത് ആളുകൾക്കുണ്ടാകുന്ന പല തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അസൌകര്യങ്ങളെക്കുറിച്ചും മറ്റുമാണ്
മറ്റൊരു കൂട്ടർ എഴുതിയത് ഇത്രയും നല്ല കാര്യം നാടിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള കാര്യം ഇത്രയും പവിത്രമായ കാര്യം ചെയ്തിട്ടും എവിടെയെല്ലാം എങ്ങനെയെല്ലാമുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുവെന്നും വിശ്വാസവഞ്ചനയുടെ ഏതെല്ലാം പുതിയ വഴികളാണ് കണ്ടെത്തുന്നതെന്നും മറ്റുമാണ്
മൂന്നാമതൊരു കൂട്ടർ നടന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം ഈ പോരാട്ടം തുടരണമെന്നും അഴിമതിയും കള്ളപ്പണവും തീർത്തും ഇല്ലാതെയാക്കാൻ കൂടുതൽ കടുത്ത നടപടികൾ എടുക്കേണ്ടി വന്നാൽ എടുക്കണമെന്നും വളരെ ശക്തമായ ഭാഷയിൽ എഴുതി അറിയിച്ചവരാണ്
ഇത്രയധികം കത്തുകളെഴുതി എന്നെ സഹായിച്ചതിൽ ഞാൻ ജനങ്ങളോട് കൃതജ്ഞതയുള്ളവനാണ്
ഗുരുമണി കേവൽ എന്ന ആൾ മൈ ഗവ് ൽ എഴുതി കള്ളപ്പണത്തെ നിയന്ത്രിക്കാനുള്ള ഈ ചുവടുവയ്പ്പ് പ്രശംസനീയമാണ്
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട്
പക്ഷേ നാമെല്ലാം അഴിമതിക്കെതിരെ പോരാടുകയാണ്
ഈ പോരാട്ടത്തിൽ ഞങ്ങളേകുന്ന സഹകരണത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്
നാം അഴിമതി കള്ളപ്പണം തുടങ്ങിയവയ്ക്കെതിരെ സൈനിക ശക്തിയെന്നപോലെയാണ് പോരാടുന്നത്
ഗുരുമണി കേവൽ എഴുതിയതുപോലുള്ള വികാരം തന്നെയാണ് രാജ്യത്തിന്റെ എല്ലാ കോണിലും പ്രകടമാകുന്നത്
നമുക്കെല്ലാമിത് തിരിച്ചറിയാനാകുന്നുണ്ട്
ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോൾ അതിൽ വേദനയുണ്ടാകാത്ത മനുഷ്യർ ആരാണുണ്ടാവുക നിങ്ങൾക്കുണ്ടാകുന്നതുപോലെതന്നെയുള്ള വേദന എനിക്കുമുണ്ടാകുന്നു
എന്നാൽ മഹത്തായ ഒരു ലക്ഷ്യത്തിനുവേണ്ടി ഒരു മഹത്തായ ലക്ഷ്യം നേടാൻ ഉദ്ദേശ്യശുദ്ധിയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ കഷ്ടപ്പാടിലും ഈ വേദനയിലും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ ജനങ്ങൾ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നു
ഈ ജനങ്ങൾ യഥാർഥത്തിൽ മാറ്റത്തിന്റെ വക്താക്കളാണ്
ആളുകൾ കഷ്ടപ്പാടുകൾ സഹിച്ചതിനു മാത്രമല്ല ജനങ്ങളെ വഴി തെറ്റിക്കാൻ ശ്രമിക്കുന്ന ചിലർക്ക് ചുട്ട മറുപടിയും കൊടുത്തതിനും ഞാൻ ജനങ്ങൾക്ക് നന്ദി പറയുന്നു
എത്രയെത്ര കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെയുള്ള പോരാട്ടത്തിനും വർഗ്ഗീയതയുടെ നിറം കൊടുക്കാൻ എത്ര ശ്രമങ്ങളാണു നടത്തിയത് ചിലർ കിംവദന്തി പ്രചരിപ്പിച്ചു നോട്ടിൽ അക്ഷരത്തെറ്റ് എഴുതിയിരിക്കുന്നു ചിലർ പറഞ്ഞു ഉപ്പിന്റെ വില കൂടി ചിലർ പ്രചരിപ്പിച്ചു 2000 ന്റെ നോട്ടും പിൻവലിക്കും 500 ന്റേതും 100ന്റേതും ഇല്ലാതെയാകും എന്നാൽ പല തരത്തിലുള്ള കിംവദന്തികൾക്കിടയിലും ജനങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ ആർക്കും സാധിച്ചില്ല
ഇത്രമാത്രമല്ല പലരും ഗോദായിലിറങ്ങി തങ്ങളുടെ സർഗ്ഗാത്മകതയിലൂടെയും തങ്ങളുടെ ബുദ്ധിശക്തിയിലൂടെയും കിംവദന്തി പ്രചരിപ്പിക്കുന്നവരുടെ കള്ളി വെളിച്ചത്താക്കി കിംവദന്തികളുടെ കള്ളിയും വെളിച്ചത്താക്കി സത്യത്തെ ജനമധ്യത്തിൽ അവതരിപ്പിച്ചു
ജനങ്ങളുടെ ഈ കഴിവിന് എന്റെ നൂറു നൂറു പ്രണാമങ്ങൾ
പ്രിയപ്പെട്ട ജനങ്ങളേ നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ജനങ്ങൾ ഒപ്പം നില്ക്കുന്നുവെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്നും ജനങ്ങൾ ഈശ്വരന്റെ പ്രതിരൂപം തന്നെയാണെന്നും ജനങ്ങളുടെ ആശീർവ്വാദം ഈശ്വരന്റെ ആശീർവ്വാദം തന്നെയാണെന്നും ഞാൻ വ്യക്തമായി അറിയുന്നു ഒരോ നിമിഷവും മനസ്സിലാക്കുന്നു
അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെയുള്ള ഈ മഹായജ്ഞത്തിൽ ജനങ്ങൾ തികഞ്ഞ ഉത്സാഹത്തോടെ പങ്കെടുത്തതിൽ ഞാൻ ജനങ്ങൾക്കു നന്ദി പറയുന്നു ജനങ്ങളെ നമിക്കുന്നു
ലോക്സഭയിലും രാജ്യസഭയിലും അഴിമതിയ്ക്കും കള്ളപ്പണത്തിനുമെതിരെ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കൊപ്പം രാജനൈതിക പാർട്ടികൾക്കുള്ള പൊളിറ്റിക്കൽ ഫണ്ടിംഗിനെക്കുറിച്ചും വിശദമായ ചർച്ച നടക്കണമെന്നു ഞാനാഗ്രഹിച്ചു
സഭ നടന്നിരുന്നെങ്കിൽ തീർച്ചയായും നല്ല ചർച്ച നടക്കൂമായിരുന്നു
രാജനൈതിക പാർട്ടികൾക്ക് എല്ലാം സൌജന്യമാണെന്നു പറഞ്ഞു പരത്തുന്ന കിംവദന്തികൾ തെറ്റാണ്
നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്
വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും രാജനൈതിക പാർട്ടിയാണെങ്കിലും എല്ലാവരും നിയമം പാലിക്കണം
പാലിക്കേണ്ടിത്തന്നെ വരും
അഴിമതിയെയും കള്ളപ്പണത്തെയും പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കാനാകാത്തവർ സർക്കാരിന്റെ കുറവുകൾ കണ്ടെത്താനായി മുഴുവൻ സമയവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു
വീണ്ടും വീണ്ടും നിയമങ്ങൾ മാറ്റുന്നതെന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുകയുണ്ടായി
ഈ സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്കുവേണ്ടിയുള്ളതാണ്
നിരന്തരം ജനങ്ങളുടെ അഭിപ്രായങ്ങളറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു
ജനങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏതു നിയമം കാരണമാണ് ബുദ്ധിമുട്ട് അതിനു പരിഹാരം എന്തു കണ്ടെത്താനാകും എന്നു നോക്കുന്നു
സദാസമയവും സംവേദനക്ഷമതയുള്ള സർക്കാരെന്ന നിലയിൽ ജനങ്ങളുടെ സുഖസൌകര്യങ്ങൾ പരിഗണിച്ച് എത്ര നിയമങ്ങൾ മാറ്റേണ്ടി വരുന്നുവെന്നു നോക്കി മാറ്റുന്നു
ആളുകൾക്ക് കഷ്ടപ്പാടു കുറയണം എന്നതാണു ലക്ഷ്യം
മറുവശത്ത് ഇതൊരു അസാധാരണ പോരാട്ടമാണെന്ന് ഞാൻ ആദ്യമേതന്നെ എട്ടാം തീയതിതന്നെ പറയുകയുണ്ടായി
70 വർഷങ്ങളായി വിശ്വാസവഞ്ചനയും അഴിമതിയും നിറഞ്ഞ കള്ളപ്പണ ഇടപാടുകളിൽ എങ്ങനെയെല്ലാമുള്ള ശക്തികളാണ് ഒത്തു ചേർന്നിരിക്കുന്നത് അവരുടെ ശക്തി എത്രയാണ് അങ്ങനെയുള്ളവരുമായി പോരാടാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ അവരും സർക്കാരിനെ പരാജയപ്പെടുത്താൻ ദിവസേന പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ്
അവർ പുതിയ രീതികൾ അവലംബിക്കുമ്പോൾ ആ രീതികളെ പരാജയപ്പെടുത്താൻ സർക്കാരിനും പുതിയ രീതികൾ സ്വീകരിക്കേണ്ടി വരുന്നു
നിങ്ങൾ ഒന്നുവച്ചാൽ ഞാൻ പത്തുവയ്ക്കും കാരണം അഴിമതിക്കാരെ കള്ളക്കച്ചവടക്കാരെ കള്ളപ്പണത്തെ ഇല്ലാതെയാക്കുമെന്ന് തീരുമാനിച്ചിരിക്കയാണ്
മറുവശത്ത് ഏതെല്ലാം തരത്തിലുള്ള കള്ളക്കളികളാണു നടക്കുന്നതെന്നും എങ്ങനെയെല്ലാമുള്ള പുതിയ രീതികളാണ് കണ്ടെത്തുന്നതെന്നും മറ്റുമുള്ള വിവരം തരുന്ന കത്തുകളാണ് പലരിൽ നിന്നും ലഭിച്ചത്
ഇക്കാര്യത്തിൽ ഞാൻ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് ഹൃദയംനിറഞ്ഞ അഭിനനന്ദനം അർപ്പിക്കാനാഗ്രഹിക്കുന്നു
ദിവസേന പുതിയ പുതിയ ആളുകൾ പിടിക്കപ്പെടുന്ന കാര്യവും നോട്ടുകൾ പിടിക്കപ്പെടുന്ന കാര്യവും റെയ്ഡുകൾ നടക്കുന്ന കാര്യവും നിങ്ങൾ പത്രത്തിലും ടിവിയിലും കാണുന്നുണ്ടാകും
ഇതെല്ലാം എങ്ങനെ സാധിച്ചു ഒരു രഹസ്യം പറയാം
വിവരങ്ങൾ ജനങ്ങൾതന്നെയാണു തരുന്നതെന്നതാണു രഹസ്യം
സർക്കാർ സംവിധാനത്തിൽ എത്രത്തോളം വിവരങ്ങളുണ്ടോ അതിനെക്കാൾ പല മടങ്ങ് വിവരങ്ങൾ സാധാരണ ജനങ്ങളിൽ നിന്നു കിട്ടുന്നു
മിക്കവാറും വിജയം വരിക്കാനുമാകുന്നു
അത് സാധാരണക്കാരായ ജനങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ്
ഇത്തരം ക്ഷുദ്രശക്തികളെ വെളിച്ചത്തു കൊണ്ടുവരുന്നതിന് എന്റെ രാജ്യത്തിലെ ജാഗരൂകരായ ജനങ്ങൾ എത്ര അപകടത്തെയാണു വെല്ലുവിളിക്കുന്നതെന്ന് ആർക്കെങ്കിലും സങ്കല്പ്പിക്കാൻ പോലുമാകുമോ കിട്ടുന്ന വിവരങ്ങളിൽ അധികത്തിലും വിജയം കിട്ടുകയും ചെയ്യുന്നു
ഇതുപോലെയുള്ള വിവരങ്ങൾ നല്കാൻ സർക്കാർ ഒരു ഇമെയിൽ വിലാസം നിശ്ചയിച്ചിട്ടുണ്ട്
അതിലേക്കും വിവരമറിയിക്കാം മൈഗവ് ലേക്കുമയയ്ക്കാം
ഇതുപോലുള്ള കൊള്ളരുതായ്മകളോടു പോരാടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ പോരാട്ടം എളുപ്പമാണ്
കത്തെഴുതുന്ന മൂന്നാമത്തെ കൂട്ടരും വളരെയേറെയാണ്
അവർ പറയുന്നത് മോദീജീ ദുർബ്ബലനാകരുത് നിൽക്കരുത് എത്ര കടുത്ത കാൽവെയ്പ്പും ആകാം പുറപ്പെട്ട സ്ഥിതിക്ക് ഇനി ലക്ഷ്യത്തിലെത്തുകതന്നെ വേണം എന്നാണ്
ഇങ്ങനെ കത്തെഴുതിയവരോട് വിശേഷിച്ചും നന്ദി രേഖപ്പെടുത്താനാഗ്രഹിക്കുന്നു
കാരണം അവരുടെ കത്തുകളിൽ വിശ്വാസവുമുണ്ട് ആശീർവ്വാദവുമുണ്ട്
ഇത് അവസാനമല്ല ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു
ഈ യുദ്ധം ജയിക്കുകതന്നെ വേണം ദുർബ്ബലനാകുകയെന്ന പ്രശ്നമെവിടെയാണ് നിൽക്കുന്ന പ്രശ്നവുമില്ല
നൂറ്റിയിരുപത്തിയഞ്ചുകോടി ജനങ്ങളുടെ ആശീർവ്വാദമുള്ള കാര്യത്തിൽ നിന്നു പിന്മാറുന്ന പ്രശ്നമേയുദിക്കുന്നില്ല
നമ്മുടെ നാട്ടിൽ ബേനാമീ സമ്പത്തിന്റെ കാര്യത്തിൽ 1988 ൽ നിയമം ഉണ്ടാക്കിയിരുന്നു
എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മറ്റു നിയമങ്ങളുമുണ്ടാക്കിയില്ല നോട്ടിഫൈ ചെയ്തതുമില്ല വെറുതെ ഐസുപെട്ടിയിൽ വച്ചിരിക്കയായിരുന്നു
ഞാനതിനെ പുറത്തെടുത്തു ശക്തമായ ബേനാമീ സമ്പത്തി നിയമം ഉണ്ടാക്കി
വരും ദിനങ്ങളിൽ ആ നിയമവും അതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങും
രാജ്യനന്മയ്ക്കുവേണ്ടി ജനനന്മയ്ക്കുവേണ്ടി എന്തു തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിലും അതിനു മുൻഗണനയുണ്ടാകും
പ്രിയപ്പെട്ട ജനങ്ങളേ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മുടെ കർഷകർ കൃഷിയിറക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞവർഷത്തെ റിക്കാഡ് ഭേദിച്ചുവെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ മൻ കീ ബാത്തിൽ ഞാൻ പറയുകയുണ്ടായി
കാർഷികമേഖലയുടെ കാര്യത്തിൽ അതൊരു ശുഭസൂചനയാണ്
ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും യുവാക്കളുടെയുമെല്ലാം അധ്വാനത്തിന് സദ്പരിണാമമുണ്ടാവുകയാണ്
കഴിഞ്ഞ ദിവസം ലോക സാമ്പത്തികവേദിയിൽ ഭാരതം പല മേഖലകളിലും അഭിമാനപൂർവ്വം പേരുറപ്പിച്ചിരിക്കയാണ്
നമ്മുടെ ജനങ്ങളുടെ നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് വെവ്വേറെ സൂചകങ്ങളിലൂടെ ആഗോള റാങ്കിംഗിൽ ഭാരതത്തിന്റെ ഉയർച്ച ദൃശ്യമാകുന്നത്
വേൾഡ് ബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ടിൽ ഭാരതത്തിന്റെ റാങ്ക് ഉയർന്നിരിക്കുന്നു
നാം ഭാരതത്തിൽ വ്യവസായസമ്പ്രദായങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസസ് ആഗോള രീതിയ്ക്കു തുല്യമാക്കാനായി വളരെവേഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയം വരിക്കയുമാണ്
ഡചഇഠഅഉ പുറപ്പെടുവിച്ചിരിക്കുന്ന ആഗോള നിക്ഷേപ റിപ്പോർട്ടനുസരിച്ച് ടോപ് പ്രോസ്പെക്ടീവ് ഹോസ്റ്റ് എക്കണോമീസ് ഫോർ 201618 ൽ ഭാരതത്തിന്റെ സ്ഥാനം മൂന്നാമതായിരിക്കുന്നു
വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ കോംപറ്റീറ്റീവ്നെസ് റിപ്പോർട്ടിൽ ഭാരതം 32 റാങ്ക് കുതിച്ചിരിക്കുന്നു
ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡക്സ് 2016 ൽ നാം 16 സ്ഥാനം മുന്നേറിയിരിക്കുന്നു
വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡക്സ് 2016 ൽ 19 റാങ്ക് വർധിപ്പിച്ചിരിക്കുന്നു
മറ്റു പല റിപ്പോർട്ടുകൾ വിലയിരുത്തിയാലും ഇതേ രീതിയാണ് പുരോഗതി കാണുന്നത്
ഭാരതം വളരെ വേഗം മുന്നേറുകയാണ്
പ്രിയപ്പെട്ട ദേശവാസികളേ ഇപ്രാവശ്യം ലോക്സഭാരാജ്യസഭാ സമ്മേളനങ്ങൾ ജനങ്ങളുടെ അനിഷ്ടത്തിന് ഇടയാക്കിയിരിക്കയാണ്
സഭയിലെ കാര്യങ്ങളെക്കുറിച്ച് നാലുപാടും രോഷം പ്രകടമായി
രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അനിഷ്ടം പ്രകടമാക്കി
എന്നാൽ ഈ സ്ഥിതിയിലും ഇടയ്ക്കിടെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നു കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്നു
സഭയിലെ കോലാഹലത്തിനിടയിൽ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ പെടാഞ്ഞ ഒരു കാര്യം നടക്കുകയുണ്ടായി
സഹോദരീ സഹോദരന്മാരേ ദിവ്യാംഗരായ ആളുകളുടെ കാര്യത്തിൽ ഒരു ദൌത്യവുമായിട്ടാണ് സർക്കാൻ നിലകൊള്ളുന്നത്
അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് സഭയിൽ പാസാക്കപ്പെട്ടു എന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്
അതിന് ഞാൻ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളോടും നന്ദി വ്യക്തമാക്കുന്നു രാജ്യത്തെ കോടിക്കണക്കിന് ദിവ്യാംഗരായ ആളുകളുടെ പേരിൽ കൃതജ്ഞത വ്യക്തമാക്കുന്നു
ദിവ്യാംഗരായ ആളുകളുടെ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്
ഞാൻ ഈ നീക്കത്തിന് ഗതിവേഗമേകാൻ വ്യക്തിപരമായിത്തന്നെ ശ്രമം നടത്തുകയുണ്ടായി
ദിവ്യാംഗരായ ആളുകൾക്ക് അവകാശപ്പെട്ടതു ലഭിക്കുകയെന്നതും മാന്യത ലഭിക്കുകയെന്നതും എന്റെ ലക്ഷ്യമായിരുന്നു
പാരാളിമ്പിക്സിൽ നാലു മെഡലുകൾ നേടിയപ്പോൾ നമ്മുടെ ശ്രമത്തിനും വിശ്വാസത്തിനും നമ്മുടെ ദിവ്യാംഗരായ സഹോദരീസഹോദരന്മാർ ശക്തിപകർന്നു
അവർ ആ വിജയത്തിലൂടെ രാജ്യത്തിന്റെ അഭിമാനം മാത്രമല്ല ഉയർത്തിയത് മറിച്ച് തങ്ങളുടെ കഴിവുകാട്ടി ആളുകളെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു
നമ്മുടെ ദിവ്യാംഗരായ സഹോദരീ സഹോദരന്മാരും രാജ്യത്തിലെ എല്ലാ പൌരന്മാരെയും പോലെ നമ്മുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ് ശക്തിയാണ്
ദിവ്യാംഗരായ ജനങ്ങളുടെ നന്മയ്ക്കുവേണ്ടി ഈ നിയമം പാസായ ശേഷം ദിവ്യാംഗർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ വർധിക്കും എന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്
സർക്കാർ ജോലികളിൽ സംവരണത്തിന്റെ പരിധി വർധിപ്പിച്ച് 4 ശതമാനമാക്കിയിരിക്കുന്നു
ഈ നിയമത്തിലൂടെ ദിവ്യാംഗരുടെ വിദ്യാഭ്യാസം മറ്റുസൌകര്യങ്ങൾ പരാതികൾ എന്നിവയുടെ കാര്യത്തിൽ വിശേഷാൽ വകുപ്പുകളുണ്ടാക്കിയിരിക്കുന്നു
ദിവ്യാംഗരുടെ കാര്യത്തിൽ സർക്കാർ എത്രത്തോളം സംവേദനക്ഷമത വച്ചു പുലർത്തുന്നു എന്നത് സർക്കാർ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റമ്പതു ശിബിരങ്ങൾ സംഘടിപ്പിച്ചു എന്നതിൽ നിന്നുതന്നെ ഊഹിക്കാവുന്നതാണ്
352 കോടി രൂപ ചിലവാക്കി ദിവ്യാംഗരായ അഞ്ചുലക്ഷത്തി എൺപതിനായിരം സഹോദരീ സഹോദരന്മാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു
സർക്കാർ സംയുക്തരാഷ്ട്രസഭയുടെ ആഗ്രഹത്തിനനുസരിച്ചുതന്നെയാണ് പുതിയ നിയമം പാസാക്കിയിരിക്കുന്നത്
മുമ്പ് ദിവ്യാംഗർ ഏഴു തരത്തിലുള്ളവരായിരുന്നു
ഇപ്പോൾ നിയമത്തിലൂടെ അത് 21 തരത്തിലുള്ളതാക്കിയിരിക്കുന്നു
14 പുതിയ വിഭാഗങ്ങളെ ചേർത്തിരിക്കുന്നു
ആദ്യമായി നീതി ലഭിക്കുന്ന അവസരം ലഭിക്കുന്ന പുതിയ വിഭാഗങ്ങളെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്
താലസ്സേമിയ പാർക്കിൻസൺ കുള്ളത്വം പോലുള്ളവരെയും ഈ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നു
എന്റെ യുവ സുഹൃത്തുക്കളേ കഴിഞ്ഞ ചില ആഴ്ചകളായി കളിക്കളത്തിൽ നിന്നു വന്ന വാർത്തകൾ നമ്മെയെല്ലാം അഭിമാനംകൊള്ളിക്കുന്നതായിരുന്നു
ഭാരതീയരെന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനം തോന്നുന്നതു സ്വാഭാവികമാണ്
ഭാരതീയ ക്രിക്കറ്റ് ടീം ഇംഗ്ളണ്ടിനെതിരെ നാലിന് പൂജ്യം കണക്കിന് വിജയം വരിച്ചു
ഇതിൽ ചില യുവ കളിക്കാരുടെ കളി അഭിനന്ദനാർഹമായിരുന്നു
നമ്മുടെ യുവകളിക്കാരൻ കരുൺ നായർ ട്രിപ്പിൾ സെഞ്ച്വറി നേടിയപ്പോൾ കെ
രാഹുൽ 199 റൺ നേടി
ടെസ്റ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നല്ല ബാറ്റിംഗിനൊപ്പം നല്ല നേതൃത്വവും കൊടുത്തു
ഭാരതീയ ക്രിക്കറ്റ് ടീമിന്റെ ഓഫ്സ്പിന്നർ ബൌളർ ആർ
അശ്വിനെ ഐസിസി 2016 വർഷത്തെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ എന്നും ബെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റർ എന്നും പ്രഖ്യാപിച്ചു
ഇവർക്കെല്ലാം എന്റെ ആയിരം മംഗളാശംസകൾ
ഹോക്കിയുടെ രംഗത്തും പതിനഞ്ചു വർഷത്തിനുശേഷം വളരെ നല്ല വാർത്ത വന്നു കേമപ്പെട്ട വാർത്ത ജൂനിയർ ഹോക്കി ടീം വേൾഡ് കപ്പ് കരസ്ഥമാക്കി
പതിനഞ്ചു വർഷത്തിനുശേഷമാണ് ജൂനിയർ ഹോക്കി ടീം വേൾഡ് കപ്പ് നേടുന്നത്
ഈ നേട്ടത്തിന് യുവ കളിക്കാൾക്ക് അനേകം അഭിനന്ദനങ്ങൾ
ഈ നേട്ടം ഭാരതീയ ഹോക്കി ടീമിനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ്
കഴിഞ്ഞ മാസം നമ്മുടെ മഹിളാകളിക്കാരും ആശ്ചര്യപ്പെടുത്തി
ഭാരതത്തിന്റെ മഹിളാ ഹോക്കി ടീം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും നേടി ഇപ്പോൾ കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് അണ്ടർ 18 ഏഷ്യാ കപ്പിൽ ഭാരതത്തിന്റെ മഹിളാഹോക്കി ടീം വെങ്കലമെഡലും നേടി
ക്രിക്കറ്റ് ഹോക്കി ടീമുകളുടെ എല്ലാ കളിക്കാരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ 2017 പുതിയ ആഹ്ലാദത്തിന്റെയും ഉത്സാഹത്തിന്റെയും വർഷമാകട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ താണ്ടുവാൻ സാധിക്കട്ടെ സുഖവും സമാധാനപൂർണ്ണവുമായ ജീവിതം നയിക്കാൻ ദരിദ്രരിൽ ദരിദ്രരായവർക്കും അവസരം ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു
എല്ലാ ദേശവാസികൾക്കും 2017 ശുഭകരമായിരിക്കാൻ ആയിരമായിരം ആശംസകൾ
വളരെ വളരെ നന്ദി